ഞാനൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാ.

എനിക്ക്...വിദ്യാഭ്യാസം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങള്..

ഇപ്പൊള്ള വിദ്യാഭ്യാസത്തെ പറ്റീട്ട് നിന്റെ അഭിപ്രായം എന്താ?

അതായത് ഇപ്പൊ പാഠപുസ്തക..അത്..ഇപ്പൊ മാറ്റണം നുള്ള ചർച്ചയിലാണല്ലോ നമ്മടെ സർക്കാരൊക്കെ... ങാ..അതുംണ്ട്, അതല്ലാതെ എന്റെ ഒരഭിപ്രായത്തില് നമ്മള് വിദ്യാഭ്യാസത്തില് മറ്റ് പുറം രാജ്യങ്ങളിൽ ഒക്കെ കാണുന്നപോലെ ഒരുപാട് മാറ്റങ്ങള് കൊണ്ടുവരണം. അതായത് സ്കില്ല്..ഒരുപാട്..എന്താപറയുക...കഴിവുകളെ ബെയ്...അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മള് കാര്യങ്ങള് തീരുമാനിക്കേണ്ടതുണ്ട്.അല്ലെങ്കില്...

അതൊക്കെ ഉൾപ്പെടുത്തേണ്ടതുണ്ട് പാഠഭാഗത്ത്.. അപ്പൊ, ഇപ്പൊ നിലവില് തുടർന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം...പഴയൊരു പദ്ധ...ആശയമായിട്ടാണല്ലേ? ങാ..അതെ..കാരണം ഇപ്പോഴത്തെ അവസ്ഥയില് വിദ്യാഭ്യാസത്തില്..ഒരാൾക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞോണ്ട് തീരുമാനിക്കാൻ പറ്റുന്നില്ല എവിടെ എത്തുംനുള്ളത്.

ഓരോ സമയത്തും ഓരോ വഴിത്തിരിവുകളാണ് ഉണ്ടാവുന്നത്.അത്, പത്ത് കഴിഞ്ഞാല് പിന്നെ അടുത്ത പ്ലസ് ടു വിനെ കുറിച്ച് ചിന്തിക്കേണ്ട അവസ്ഥ, പ്ലസ് ടു കഴിഞ്ഞാല് അടുത്തതിനെ കുറിച്ച്...അങ്ങനെ ഓരോന്നോരോന്നും പോകുന്നതല്ലാതെ ഒര് വ്യക്തമായൊരു വഴി നമുക്ക് മുന്നില് തുറന്നുകാണിക്കപ്പെടുന്നില്ല.

അത് ഈ ലോകം മാറുന്നതിനനുസരിച്ചിട്ട് വിദ്യാഭ്യാസത്തിന്റെ ഒരു രീതിയും മാറണംല്ലേ?

അതായത്, ആ ഒരു മാറ്റത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന പാകത്തിലുള്ള വിദ്യാഭ്യാസപാഠങ്ങളും മറ്റും രൂപപ്പെടണം. മ്..അതെ.മറ്റുരാജ്യങ്ങലിലൊക്കെ ഓരോ കഴിവ്കള്..അതായത് വിദ്യാഭ്യാസം കഴിയലോട് കൂടി ആൾക്കാര് അവരുടെ മേഖലകള് തെരഞ്ഞെടുക്കാൻ പറ്റും.

പക്ഷേ നമുക്ക് പറ്റുന്നില്ലാ..കാരണം നമ്മളത് വെറും പാഠഭാഗങ്ങള് മാത്രാണ്, കഴിവുകളോ മനുഷ്യനെയോ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നുമില്ല. പക്ഷേ ഇനിയുള്ളൊരു സമയത്ത്..അതായത് ഇനിയുള്ള കാലത്ത്..ഈ നമ്മള് ഇത്ര വലിയ..ഇപ്പൊ പിജി ആണെങ്കിലും അങ്ങനെയുള്ള വല്യവല്യ വിദ്യാഭ്യാസങ്ങള് നേടിയിട്ട് ഒരു ഉപകാരമുണ്ടാവുമോ? അതായത് ഇനിയുള്ള കാലത്ത് ഇങ്ങനത്തെ നമ്മള വിദ്യാഭാസം കൊണ്ടിട്ട് ഉണ്ടാവുമോ നു...സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അല്ലായിരിക്കുമല്ലോ വെല...

പ്രാമുഖ്യം നൽകുക നമ്മുടെ കഴിവുകൾക്ക് ആണെന്നാണ് പറയപ്പെടാറ് ഇങ്ങനെ..

പിന്നെ..നമ്മള് അയ്നെ..അയ്നെ എന്താക്കണം? അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേണം കാര്യങ്ങള്... ങാ..കഴിവുണ്ടാക്കാൻ ഉള്ള ഒരു വിദ്യാഭ്യാസവും..രൂപപ്പെടുത്തണം അല്ലെ?

അതിന്റെ പേരില്..അതായത്...ഇവര് വലിയ മുതലാളിമാരെന്ത്‌ വിദ്യാഭ്യാസ കോളേജുകളും മറ്റ് അങ്ങനയുള്ള സ്ഥാപനങ്ങളും നടത്താം. വലിയ വലിയ ഭീമമായ സംഖ്യകള് വച്ചിട്ട്...

അതൊക്കെയാണിപ്പോ വിദ്യാഭ്യാസം നേരിടുന്ന മെയിൻ വെല്ലുവിളികള്... ങാ..അതിനുള്ള പരിഹാരം എന്തായിരിക്കുമിപ്പോനി? ഈ പാവപ്പെട്ടര്..കൂടുതലിപ്പോ പാവപ്പെട്ടവരല്ലേ അധികം ആളുകളും? പഠിക്കാൻ താല്പര്യമുണ്ടാകും, പക്ഷേ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമായിരിക്കും മുന്നോട്ടുപോകാനുള്ള..അപ്പൊ അയിനുള്ള വല്ല വഴികളും ഉണ്ടാകുമോ? അതായത് സർക്കാരിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും മറ്റും...

എന്നാലും നമുക്ക് പറയാനുള്ളത് സ്വകാര്യ മേഖലയിൽ ആണെങ്കിൽ പോലും ഒരു നിശ്ചിത കസേരകൾ ഒഴിച്ചിടണം എന്നാണ്. മ്..അതായത് സർക്കാരിന്റെ കീഴിൽ തന്നെ ഇങ്ങനെയുള്ള വല്ല സ്ഥാപനങ്ങൾ തുടങ്ങിയാൽ തന്നെ അത് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നല്ലൊരു ഉപകാരമായിരിക്കുമെന്ന് തോന്നുന്നുണ്ട് അല്ലെ?

ങാ..അതേയതെ. അങ്ങനെ തുടങ്ങണം സർക്കാരീന്ന്. മാത്രമല്ല, സർക്കാരിതിനൊക്കെ കുറച്ചു വെല കൊടുക്കണം.

അവരുടെ മറ്റേ...പദ്ധതികളിൽ നിന്നൊക്കെ നിശ്ചിത തുക ഇതിനായിറ്റ് തന്നെ മാറ്റി വയ്‌ക്കേണ്ടതുണ്ട്. മാറ്റിവയ്ക്കണം. ചുരുക്കത്തില് വിദ്യാഭ്യാസം ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നുള്ളതാണ്.

എന്തായാലും....എന്റെ ക്ലാസ് തുടങ്ങാറായി